ഉം ക്രീം ഐറ്റംസ് ഇണ്ട് ഒരു ബോട്ടിൽ ഒക്കെ ആയിട്ട് ഓയിൽ ഒക്കെ വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു --

ഇവിടെ കൊറേ പേ-പെന്ന് അല്ലെങ്കിൽ ബുക്ക്‌ ഐറ്റംസ് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ചോക്ലേറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട് --

പിന്നെ ചെറിയൊരു ഷെഡ് കാണാം അതിനുള്ളിൽ കുറെപേരിരിക്കുന്നുണ്ട് അവര് വെയിൽ അടിക്കാതിരിക്കാൻ വേണ്ടി ആണെന്ന് തോന്നുന്നു കയറി ഇരിക്കുന്നുണ്ട് പിന്നെ കുറെ പേര് സൈഡിൽ ആയിട്ട് നിന്ന് വർത്തമാനം പറയുന്നുണ്ട് കുറെ പേര് --

ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ കുറെ പേർ അവിടെ വെള്ളം കോരുന്നതായിട്ടും--

ഏഹ് ഓരോന്ന് വിക്കാനായിട്ട് ബുക്കും മ്മ് മറ്റേ വെള്ളവുമൊക്കെയായിട്ട് വരുന്നുണ്ട് ഉഹ് വിക്കാനായിട്ടാന്ന് തോന്നു കുറേ പേരങ്ങനെ നടക്കുന്നവര് കാണാൻ പറ്റുന്നുണ്ട്.

ഇതൊരു ട്രാഫിക് ഏരിയ ആന്ന് തോന്നുന്നുണ്ട് ഇവിടെ കുറെ ബോർഡ് ഒക്കെ ബോർഡ് എല്ലാം കണ്ടിട്ട് വയനാട്ടിൽ എവിടെയൊ ആണെന്ന് തോന്നുന്നുണ്ട് കാരണം ബോർഡൊക്കെ മലയാളത്തിലാണ്.

ഇപ്പറത്തെ ടേബിളിലിരുന്ന് കൊറെപേര് ഫുഡ് കഴിക്കുന്നത് ആയിട്ട് വ്യക്തമായിട്ട് കാണുന്നുണ്ട് പിന്നെ വേറെ പ്ലേറ്റില് കുറച്ച് എന്താ മോരെല്ലാം കൊണ്ടു വെച്ചതായിട്ടും കാ--

പ്രായമായ ആൾക്കാർക്ക് ഒക്കെ എല്ലാം പ്രത്യേകം സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറെ പേര് ക്ലീൻ ചെയ്യുന്നത് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറേ നേഴ്സ്മാരും ഡോക്ടർമാരും --

ങ്ങാ അങ്ങോട്ടു മിങ്ങോട്ടും പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കുറെ വീൽചെയറും ബെഡ് എല്ലാം ഒര് ഒരു സൈഡില് --

എഹ് അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ആംബുലൻസിനു പോകാനൊക്കെ പ്രത്യേകം വ് റൂട്ട് എയ്തി വെച്ചതൊക്കെ കാണാൻ പറ്റുന്നൊണ്ട് .

ആ രീതിയിലുള്ള ആഹ് ഇതാണ് കാണാൻ പറ്റുന്നത് കുറേ ബലൂണെല്ലാം കെട്ടി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എന്തോ പൂജ കഴിഞ്ഞ പോലെയുണ്ട് കുറേ പൂക്കളും ഉം --

ഒരു രണ്ടു-സ നാലു സൈഡും ഒരു തുണി വലിച്ച് വലിച്ച് കെട്ടി അതിൽ കൊറേ പൂക്കളും ഡെക്കറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്.

ആഹ് കൊറേ ബേക്കറി ഐറ്റംസ് കാണാം ബിസ്ക്കറ്റ് കിൻഡർ ജോയ് ചോക്ലേറ്റ് ഐറ്റംസ് ങ്ങനെ അടുക്കി വച്ചിട്ടുണ്ട്.

ഇത് കാറ് വർക്ക്‌ ഷോപ്പ് ആണ് ഒരാള് പണിയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മെക്കാനിക് ആണെന്ന് തോന്നുന്നു അയാൾ എന്തോ എളക്കി എടുക്കുന്നതാ --

അത് റീഅറേഞ്ച് ചെയ്യാനുള്ള പണിയാന്ന് തോന്നുന്നുണ്ട് അയാള് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് വന്ന് ഓരോന്ന് ചെയ്തോണ്ടിരിക്കുന്നത് അവിടെ ഉം അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് മൊത്തത്തിൽ.

ആപ്പിൾ ഓറഞ്ച് ഉം അങ്ങനെ കുറേ ഐറ്റംസും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ വാങ്ങാനും വിക്കാനുമായിട്ട് നിക്കുന്ന കുറേ ആൾക്കാരെയും കാണാൻ പറ്റുന്നുണ്ട്.

ആഹ് കളർഫുൾ ആയിട്ടൊള്ള രീതീലാണ് ഇന്റീരിയർ വർക്ക് ഒക്കെ ചെയ്തേക്കണത് സീലിംഗ്സ് അതില് മ് എഹ് നല്ല അടിപൊളി ലൈറ്റ് എല്ലാം കൊടുത്ത് സെറ്റാക്കീറ്റ് --

ഒരു മെട്രോ സ്റ്റേഷൻ ആണ് കാണുന്നത് കട കൊച്ചി കടവന്തര ഉള്ള മെട്രോ സ്റ്റേഷന്റെ ബില്ലേഴ്‌സ് ആണ് കാണുന്നത്

ഇതിപ്പോ ഒരു കിച്ചൻ സ്പേസ് ആണ് കാണുന്നത് ഫുള്ളി ഈ അടിപൊളിയായിട്ട് ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തൊരു കിച്ചൻ സ്പേസ് ആണ് കാണുന്നത് എ ട് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടേക്കുവാണ്.

പാർക്കാന്ന് തോന്നുന്നുണ്ട് കാരണം കുറെ കുട്ടികള് കളിക്കുന്നെയായിട്ട് കാണുന്നുണ്ട് ചിൽഡ്രൻസ് പാർക്കാന്ന് തോന്നുന്നുണ്ട് പിന്നെ സെക്യൂരിറ്റി നിക്കുന്നെയായിട്ട് കാണാം പിന്നെ കുറേ --

ഇതൊരമ്പലാന്ന് തോ അമ്പലവാണ് ഉം മുമ്പില് കൊറേ അഹ് വെളക്കുകളെല്ലാം നെരത്തി വെച്ചിട്ടൊണ്ട് അമ്പലം അടച്ചിട്ടേക്കുവാണ്--

ഉം പഴയ രീതിയിലുള്ള ട്രെഡീഷണൽ മെത്തേടിലുള്ള അമ്പലമാണ് ആക്കിവെച്ചേക്കുന്നത് ഓട് ആണ് മേഞ്ഞേക്കണത് പി --

ഉം ഇവിടെ എഞ്ചിനീയറ് ഇൻസ്‌ട്രക്ഷൻ കൊടുക്കുന്നതായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരും നല്ല വെൽ ഡ്രസ്സ്ഡ് ആണ്.

ഇതൊരു പള്ളിയാണ് എല്ലാവരും കുറുബാനയ്ക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് മുമ്പിൽ തന്നെ കുറേ കുട്ടികള് വെളക്ക് --

പോന്നണ്ട് ആ കുറേ ആൾക്കാര് അപ്പർത്തും ഇപ്പർത്തും കൊട പിടിച്ച് കൊടുത്തിട്ടുണ്ട് എന്തോ പള്ളി പെരുന്നാള് പോലെയാണ് തോന്നണത് എല്ലാം ഒരു ബിൽഡിംഗിന്റെ അകത്താണ് ഒരി ഇരു --

ഒരിരുട്ടാണ് വെല്യ ലൈറ്റ് ഒന്നുല്ല റൂമിന്റകത്ത് കൊറേ ആൾക്കാരേം ബാക്ക്ഗ്രൗണ്ടി കാണാൻ പറ്റുന്നൊണ്ട് ഒരു ചെറിയ റൂമും ആണ് ഇതി കാണുന്നത്.

ഇൻഡെക്സ് മോട്ടോഴ്സിന്റെ ഒരു ഓഫീസ് ആണ് കാണുന്നത് മാനന്തവാടിയുള്ള ഒരു ഓഫീസ് ആണ് വയനാട്ടില്.

ഓഫീസിന്റെ ഉള്ളിൽ കുറേ ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു വലിയ ബിൽഡിംഗ്‌ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയ സ്കൈ ആണ് കാണാൻ പറ്റുന്നത് പിന്നെ നല്ല രീതി--

അവര് ഉം കോൺക്രീറ്റ് ഉഹ് സെറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറെ കുറേ ആൾക്കാര് കമ്പി സെറ്റ് ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാര് സിമന്റ്‌ നിറച്ചു പിടിപ്പിക്കുന്നുണ്ട് പിന്നെ --

ആഹ് വുഡ് കൊണ്ട് സെറ്റ് ചെയ്ത ബാക്ക് ഗ്രൗണ്ട് കാണാൻ പറ്റുന്നു അതി കൊറെ സ്വിച്ച് ബോർഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ടില് ഒരു അഹ് --

ഫോട്ടോ ഫ്രെയിം അവര് തൂക്കിട്ടുണ്ട് ഉം കുറച്ചു പക്ഷികളുടെയും പൂക്കളുടെയും ഒക്കെയാന്ന് തോന്നുന്നു നല്ല രസമുണ്ട് കാണാൻ.

ഉം കുറേ മലകളും ഒരു പുഴയൊക്കെ ആയിട്ട് നല്ല അടിപൊളി സീനറി ആണ് കാണുന്നത് ഫുൾ ഒരു ഒരു പച്ചപ്പും --

ഒരു ബോട്ടും കെടക്കുന്നുണ്ടയില് ആഹ് ആന്ന് തോന്നുന്നു നനക്കു കൊറേ പേരിതീന്നു വെള്ളമൊഴിച്ച് നനക്കുന്നതും കാണുന്നൊണ്ട് ഒരു--

മ്മ് പിന്നെ കൗണ്ടറിൽ ഒരാൾ ബില്ല് പേ ചെയ്യുന്നത് ആയിട്ട് കാണുന്നുണ്ട് കൊറേ പേരെ സെർവർ ചെയ്യുന്ന--

മെയിനായിട്ടുള്ള സ്കൈ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കുറെ ആൾക്കാർ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട് അനിമൽസിന്റെ .

അതിന്റെ ഉള്ളിൽ തന്നെ ഒരു രണ്ട് സെക്ഷൻ ആയിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് --

ബരാ ബാക്ക്‌ഗ്രൗണ്ടിൽ പിന്നെ ഗ്രീനെറ്റ് വലിച്ചു കെട്ടീട്ടുണ്ട് ഒരു ചെറിയ റൂമു കാൺ ഡ്രെസ്സിംഗ് റൂമാന്ന് തോന്നുന്നു ചെറിയൊരു റൂമു കാണൂന്നൊണ്ട് ഒ --

കുറെ ആൾക്കാര് അവിടെ നിക്കുന്നുണ്ട് ഇറങ്ങാനായിട്ട് നിക്കുന്നെയാന്ന് തോന്നുന്നുണ്ട് പിന്നെ ഒരാള് നിന്നിട്ട്--

വയനാട്ടിൽ എവിടെയോ ഉള്ള ദന്ദൽ ക്ലിനിക് തോന്നുന്നു കാരണം മലയാളത്തിലാണ് ബോർഡ്‌ എഴുതിയേക്കണത് രണ്ട് --

ഒരു ബ്ലാക്ക് കളറ് പെഴ്സ് ആണ് അതിലൊരു വ് യെല്ലോ ബോർഡറ് പോകുന്നുണ്ട് ഗ്ലാസ്സ് കൊ--